Javaയിലെ ന്യൂമറിക്കൽ ഡേറ്റാടൈപ്സ് എന്ന സ്പോകെൻ ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം
ഇവിടെ പഠിക്കുന്നത് Javaയിൽ ലഭ്യമായ ന്യൂമറിക്കൽ ഡേറ്റാടൈപ്സ് ന്യൂമറിക്കൽ ഡാറ്റ സ്റ്റോർ ചെയ്യാൻ അവ എങ്ങനെ ഉപയോഗപ്പെടുത്താം
ഇതിനായി ഉപയോഗിക്കുന്നത് ഉബുന്റു 1110 ജെഡികെ 16 എക്ലിപ്സ് 370 ഈ ട്യൂട്ടോറിയൽ പിന്തുടരുന്നതിനായി Eclipseൽ ഒരു ലളിതമായ ജാവ പ്രോഗ്രാം എഴുതി റൺ ചെയ്യാൻ അറിഞ്ഞിരിക്കണം
അറിയില്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ട്യൂട്ടോറിയലിനായി ഈ വെബ്സൈറ്റ് സന്ദർശിക്കുക
പൂർണ്ണ സംഖ്യകൾ സ്റ്റോർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഡേറ്റ ടൈപ്പ് ആണ് ഇന്റ്
ദശാംശ സംഖ്യകൾ സ്റ്റോർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഡേറ്റ ടൈപ്പ് ആണ് ഫ്ലോട്ട്
ആദ്യമായി ഇന്റീജർസ് നിർവചിക്കുന്നതും ഉപയോഗിക്കുന്നതും നോക്കാം
ഇവിടെ എക്ലിപ്സ് IDEഉം ബാക്കിയുള്ള കോഡിന് ആവിശ്യമുള്ള ഘടനയും കാണാം
ന്യൂമറിക്കൽഡാറ്റ എന്ന ക്ളാസ് സൃഷ്ടിച്ച് അതിൽ മെയിൻ മെത്തോട് ചേർത്തിട്ടുണ്ട്
ഇപ്പോൾ ഒരു സംഖ്യ എങ്ങനെ സ്റ്റോർ ചെയ്യാമെന്ന് നോക്കാം
ഇന്റ് ഡിസ്റ്റൻസ് ഇക്വൽ ടോ 28 ഈ സ്റ്റേറ്റ്മെന്റ് ഒരു പൂർണ്ണ സംഖ്യയെ distanceൽ സ്റ്റോർ ചെയ്യുന്നു
distanceനെ ഇന്റിജർ വേരിയബിൾ എന്ന് പറയുന്നു
ഇപ്പോൾ ഡിസ്റ്റൻസ് വേരിയബിളിനെ അതിൽ സ്റ്റോർ ചെയ്തിട്ടുള്ള മൂല്യം പ്രിന്റ് ചെയ്യുന്നതിനായി ഉപയോഗിക്കാം
സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിന്റ്ലൻ Parenthesesനുള്ളിൽ ഡിസ്റ്റൻസ്
ഈ സ്റ്റേറ്റ്മെന്റ് വേരിയബിൾ distanceന്റെ മൂല്യം പ്രിന്റ് ചെയ്യുന്നു
ഫയൽ സേവ് ചെയ്ത് റണ് ചെയ്യുക
നമുക്ക് distanceൽ 28 എന്ന മൂല്യം സ്റ്റോർ ചെയ്യുന്നതും അത് പ്രിന്റ് ചെയ്യുന്നതും കാണാം
ഇപ്പോൾ വേരിയബിളിൽ സ്റ്റോർ ചെയ്തിട്ടുള്ള മൂല്യത്തിൽ മാറ്റം വരുത്താം
28ന് പകരം 24 ആക്കാം
സേവ് ചെയ്ത് റണ് ചെയ്യുക
അതിനനുസരിച്ച് ഔട്ട്പുട്ടും മാറുന്നത് കാണാം
intൽ നെഗറ്റീവ് മൂല്യങ്ങളും സ്റ്റോർ ചെയ്യാം
24ന് പകരം മൈനസ് 25 ആക്കുന്നു
സേവ് ചെയ്ത് റണ് ചെയ്യുക
intൽ നെഗറ്റീവ് മൂല്യങ്ങളും സ്റ്റോർ ചെയ്യാൻ കഴിയുമെന്ന് കാണാം
മിക്ക്യ പ്രോഗ്രാമിംഗ് ആവശ്യങ്ങൾക്കും ഇന്റ് ഡേറ്റ ടൈപ്പ് മതിയാകും
പക്ഷേ ഇതിന് ഒരു പരിധി വരെയുള്ള സംഖ്യകളെ സ്റ്റോർ ചെയ്യാൻ കഴിയൂ
ഒരു വലിയ സംഖ്യ സ്റ്റോർ ചെയ്യാൻ ശ്രമിച്ചാൽ എന്ത് സംഭവിക്കുമെന്ന് നോക്കാം

നമ്പറിന് താഴെ ഒരു ചുവപ്പ് വര കാണുന്നു
അത് എററിനെ സൂചിപ്പിക്കുന്നു
എറർ സന്ദേശം പറയുന്നത് ഈ സംഖ്യ വേരിയബിൾ intന്റെ പരിധിക്ക് പുറത്താണ് എന്നാണ്
intന്റെ മെമ്മറി 32 ബിറ്റ്സ് ആണ്
ഇതിന് 2power 31 മുതൽ 2 പവർ 31 വരെയുള്ള സംഖ്യകളെ സ്റ്റോർ ചെയ്യാൻ കഴിയൂ
വലിയ സംഖ്യകളെ സ്റ്റോർ ചെയ്യുന്നതിന് javaയിൽ ലോങ് ഡേറ്റാടൈപ്പ് ഉപയോഗിക്കുന്നു
ഇത് നമുക്ക് വലിയ ഒരു സംഖ്യ സ്റ്റോർ ചെയ്യാൻ ഉപയോഗിച്ച് നോക്കാം
intന് പകരം ലോങ് ആക്കുക
സംഖ്യയുടെ അവസാനം വലിയക്ഷരം L ചേർക്കുക
Ctrl S കൊടുത്ത് സേവ് ചെയ്യുക
ഇപ്പോൾ ഒരു എററും കാണുന്നില്ല
Ctrl ഫ്11 കൊടുത്ത് റൺ ചെയ്യുക
മൂല്യം പ്രിന്റ് ചെയ്യപ്പെട്ടു
നമ്മൾ ലോങ് വേരിയബിളിൽ വലിയ സംഖ്യകൾ സ്റ്റോർ ചെയ്യാമെന്ന് കണ്ടു
ഇപ്പോൾ ഒരു ദശാംശ സംഖ്യ ഇന്റ് വേരിയബിളിൽ ചെയ്യാം
longനെ ഇന്റ് ആക്കിയിട്ട് 235 കൊടുക്കുന്നു
ഒരു എറർ കാണുന്നു
intന് പൂർണ്ണ സംഖ്യകൾ മാത്രമേ സ്റ്റോർ ചെയ്യാൻ കഴിയുകയുള്ളൂ
ദശാംശ സംഖ്യകൾ സ്റ്റോർ ചെയ്യാൻ ഫ്ലോട്ട് ഉപയോഗിക്കാം
ഡേറ്റ ടൈപ്പ് ഫ്ലോട്ട് ആക്കി മാറ്റുക
മൂല്യത്തിന്റെ അവസാനം f ചേർക്കുക
സേവ് ചെയ്യുക
ഇപ്പോൾ ഒരു എററും കാണുന്നില്ല
കണ്ട്രോൾ ഫ്11 ഉപയോഗിച്ച് റൺ ചെയ്യുക
ദശാംശ സംഖ്യ സ്റ്റോർ ചെയ്തതും അത് പ്രിന്റ് ചെയ്തതും കാണാം
വേരിയബിൾ distanceന്റെ മൂല്യത്തിൽ മാറ്റം വരുത്തുക
ഇവിടെ കാണുന്നത് പോലെ ദശാംശത്തിന് ശേഷം ഒരുപാട് അക്കങ്ങൾ ചേർക്കുക
സേവ് ചെയ്ത് റണ് ചെയ്യുക
ഔട്ട്പുട്ട് സ്റ്റോർ ചെയ്തതിൽ നിന്നും അല്പം വ്യത്യാസപ്പെട്ടിരിക്കുന്നത് കാണാം
ഇത് സംഭവിച്ചത് ഒരു ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പറിന്റെ കൃത്യതയ്ക്ക് ഒരു പരിധി ഉള്ളത് കൊണ്ടാണ്
അതിന് കൃത്യമായി സ്റ്റോർ ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ തൊട്ടടുത്തുള്ള സാധ്യമായ മൂല്യത്തിലേക്ക് റൌണ്ട് ഓഫ് ചെയ്യുന്നു
നമുക്കിപ്പോൾ വേരിയബിളിന് പേര് നൽകുന്നതിനുള്ള നിയമങ്ങൾ നോക്കാം
പേരിന് മുൻപിൽ 2 എന്ന സംഖ്യ നൽകുക
ഒരു സിന്റാക്സ് എറർ കാണുന്നു
ഇതെന്തന്നാൽ ഒരു വേരിയബിളിന്റെ പേര് ഒരു alphabetലോ underscoreലോ ആണ് തുടങ്ങേണ്ടത്
എന്നാൽ സാധാരണയായി ഒരു വേരിയബിളിന്റെ തുടക്കത്തിൽ അണ്ടർസ്കോർ ഉപയോഗിക്കുന്നില്ല
വേരിയബിളിന്റെ പേരിന്റെ അവസാനം ഒരു സംഖ്യ ചേർക്കുക
ഇപ്പോൾ ഒരു എററും കാണുന്നില്ല
ഒരു വേരിയബിളിന്റെ പേരിൽ അക്കങ്ങൾ ആകാം പക്ഷേ തുടക്കത്തിൽ പാടില്ല
പേരിന്റെ മധ്യത്ത് അണ്ടർസ്കോർ ചേർക്കുക
ഇവിടേയും ഒരു എററും കാണുന്നില്ല
അതായത് ഒരു വേരിയബിളിന്റെ പേരിൽ അണ്ടർസ്കോർ അനുവദനീയമാണ്
പക്ഷേ വേരിയബിളിന്റെ പേരിൽ മറ്റ് എന്തെങ്കിലും ചിഹ്നങ്ങൾ ഉണ്ടെങ്കിൽ സിന്റാക്സ് എററോ മറ്റ് എററോ നൽകുന്നു
ഇങ്ങനെയാണ് javaയിൽ ന്യൂമറിക്കൽ ഡാറ്റ സ്റ്റോർ ചെയ്യുന്നത്
ഇതോടെ ട്യൂട്ടോറിയലിന്റെ അവസാന ഭാഗത്ത് എത്തിയിരിക്കുന്നു
ഇവിടെ പഠിച്ചത് വിവിധ തരത്തിലുള്ള ന്യൂമറിക്കൽ ഡേറ്റാടൈപ്സ്
ന്യൂമറിക്കൽ ഡാറ്റ സ്റ്റോർ ചെയ്യുന്നത്
വേരിയബിളിന് പേര് നൽകുന്നതിനുള്ള നിയമങ്ങൾ
ഒരു അസ്സൈന്മെന്റ് മറ്റ് ന്യൂമറിക്കൽ ഡേറ്റ ടൈപ്പുകളെ കുറിച്ച് വായിച്ചിട്ട് അവ ഇന്റ് ഫ്ലോട്ട് എന്നിവയിൽ നിന്ന് എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്ന് മനസിലാക്കുക
താഴെയുള്ള ലിങ്കിൽ ജാവ ട്യൂട്ടോറിയലുകൾ ലഭ്യമാണ്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
ഇത് സ്പോകെൻ ട്യൂട്ടോറിയൽ പ്രൊജക്റ്റിനെ സംഗ്രഹിക്കുന്നു
നല്ല ബാൻഡ് വിഡ്ത്ത് ഇല്ലെങ്കിൽ ഡൌൺലോഡ് ചെയ്ത് കാണാവുന്നതാണ്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
ഓൺലൈൻ ടെസ്റ്റ് പാസ്സാകുന്നവർക്ക് സർട്ടിഫികറ്റുകൾ നല്കുന്നു
കൂടുതൽ വിവരങ്ങൾക്കായി ദയവായി contactspoken tutorialorgൽ ബന്ധപ്പെടുക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
ഈ മിഷനെ കുറിച്ചുള്ള കുടുതൽ വിവരങ്ങൾ ഇവിടെ ലഭ്യമാണ്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
ഞങ്ങളോട് സഹകരിച്ചതിന് നന്ദി